ആണോ നിങ്ങക്ക് എവിടുന്നാ വിത്തോക്കെ കിട്ടിയത്?

ഇപ്പോ ചീര, വെള്ളരി, വെണ്ടയ്ക്ക, തക്കാളി, പച്ചമുളക് ഒരുവിധ എല്ലാ ഉണ്ട്.

ആഹ് അപ്പം ഇതിനൊക്കെയെ വളമൊക്കെ നമ്മളിടണ്ടേ അതിനെ കുറിച്ചോന്നും എനിക്ക് വലിയ ധാരണയില്ല.പ്പം എന്തൊക്കെയാ നിങ്ങൾ ഉപയോഗിക്കാറുള്ളത്? വളം ഞങ്ങള് ഈ അടുത്ത കടേന്ന് കൊറച്ച് വളം മേടിക്കും. അതല്ലാതെ കൂടുതലും വീട്ടീന്ന് വരുന്ന ആഹ് ആവശ്യ ഇല്ലാത്ത പച്ചക്കറികളുടെ ബാക്കിയൊക്കെയാ തന്നെയാ ഇടുന്നെ.

അത് നല്ലൊരു വളാലെ? ശരിയാ നമുക്കപ്പം ഈ ചായേടെ ആണെങ്കിലും ബാക്കി തേയിലപ്പൊടി അതൊക്കെ നല്ല രീതിയില് വളമായിട്ടുപയോഗിക്കാം അല്ലേ?

എങ്ങനെയാ ഈ പ, ഈ ഈ കിട്ടുന്ന നമ്മടെ വീടുകളിൽ നട്ടുവളർത്തുന്ന പച്ചക്കറികളൊക്കെ കിട്ടുമ്പോ രുചിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ആഹ് അതൊക്കെ നല്ലതാ. നല്ല രീതിയിൽ ഉണ്ടാവും.പിന്നെ നമുക്കധികം പൈസ ചെലവും ഉണ്ടാവില്ല.

അതെയതെ പക്ഷേ, നമ്മടെ വീട്ടിൽ തന്നെ നമുക്ക് പച്ചക്കറി ഉണ്ടെങ്കിൽ പുറത്തൂനൊന്നും അധികം മേടിക്കേണ്ടി വരത്തിലല്ലേ?

അപ്പം പൊറത്തോക്കെ ആഹ് അവിടുന്ന് നീ പൊറത്തൊക്കെ കൊടുക്കാറുണ്ടോ നിൻറെ വീട്ടിൽ നിന്നുള്ള പച്ചക്കറികളൊക്കെ? ആഹ് പൊറത്ത് കൊറച്ചോക്കെ ഈ പച്ചമുളക്, പച്ചമുളക് ഒത്തിരി ഇണ്ടാകുമ്പോ നമുക്ക് കൂടുതലാണ് നമുക്ക് ഉപയോഗിക്കുന്നതിലും കൂടുതലാണ് ഇണ്ടാകുമ്പോ അടുത്ത വീട്ടിലൊക്കെ കൊടുക്കും.

അവരൊക്കെ മേടിക്കും അങ്ങനെ.

അമ്മ എപ്പഴും പറയും എൻറെ വീട്ടിലും കൊറേ പച്ചക്കറിയൊക്കെ നടാണോന്ന് അപ്പം അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത്രയും നാളും നീട്ടിവെക്കുകയായിരുന്നു അപ്പം അപ്പഴാ ഞാൻ നിൻറെ കാര്യം ഓർത്തത് അപ്പം എന്തായാലും ഞാനും വെക്കാലേ? ആഹ് നട്‌ നല്ലത ആഹ് ആഹ് ആഹ് അപ്പൊ ഈ ഈ പച്ചക്കറികളൊക്കെ എങ്ങനെയാ നമുക്ക് ആഹ് നല്ല വലിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ? വലിപ്പൊക്കെ കുറവായിരിക്കും കൂടുതലും. നമ്മളീ പൊറത്തൂന്നൊക്കെ മേടിക്കണേലും ഒക്കെ അതിനകത്ത് നോക്കുമ്പോഴേക്കും ഭയങ്കര ചെറുതായിരിക്കും.

കീടനാശിനികളോക്കെണ്ടല്ലോ അവരതൊക്കെ ഉപയോഗിച്ചല്ലേ ഉണ്ടാക്കുന്നെ

ആ ഒരു വവെത്യാസം കാണും എന്തായാലും.

പിന്നെ അവിടിപ്പം എങ്ങനെയാ ഉമ്മ ഉമ്മക്കെ ഉമ്മക്കെ ആണോ ആരാത് നോക്കി നടത്തുന്നത് കൃഷിയൊക്കെ? ആഹ കൂടുതലും ഉമ്മയാ നോക്കുന്നതെല്ലാം.

ആ ആ അപ്പൊ ഇത് വളരെ നല്ലൊരു കാര്യാലെ നമ്മളിങ്ങനെ കൃഷി നടത്തുന്നെ?

ആഹ് എന്റെയോക്കെ വീട്ടിൽ പണ്ട് ആഹ് പണ്ടൊക്കെയാണെങ്കിൽ അപ്പൂപ്പനും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നെൽ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ആ സമയത്താണെങ്കിൽ നമുക്കിപ്പം അരിക്കാണെങ്കിലും ബുദ്ധിമുട്ടുമില്ല.

നല്ല രീതിയില് പൈസ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു.

പണ്ടുകാലത്ത്, ഇല്ലടാ ഞങ്ങളീയിടയ്ക്കാ തുടങ്ങിയത്.

ഞങ്ങക്കത്രയ്ക്ക് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ?

അപ്പൊ ഇപ്പം ഉള്ള സ്ഥലത്ത് ചെറുതായിട്ട് ചെറിയ തോതിൽ ചെയ്യുന്നതാണിത്. ആഹ് ആഹ അപ്പോ നീ ഇത് വല്ല്യ രീതിയില് ചെയ്യാൻ ആയിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ ഇത് അതോ ഈ ചെറിയ രീതിയിലുള്ള കൃഷിയാണെങ്കിൽ ചെ ചെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളോ? അല്ല കൊറ, പതിയെ പതിയെ വലുതാക്കാം എന്നാ വിചാരിച്ചിരിക്കുന്നെ.

ഇതുവരേം നല്ല നല്ലിതായിട്ട് മുമ്പോട്ടുപോകുന്നുണ്ട്. ആഹ എനിക്കോർമ്മയുണ്ട്, എനിക്കോർമ്മയുണ്ട് നിൻറെ വീട്ടില് വന്ന അന്ന് ഭക്ഷണം കഴിച്ച സമയത്താണെങ്കിലും നമ്മള് പൊറത്തൂന്നു മേടിക്കുമ്പഴും അവടെ വീട്ടില് നിന്ന് കിട്ടുന്നതാണെങ്കിൽ തക്കാളിയൊക്കെ തന്നെ ഭയങ്കര രുചിവ്യത്യാസം ഉണ്ട് അത് അവടെ ഭയങ്കര രുചിയല്ലേ? നമ്മ, അവിടുന്ന് കിട്ടുന്നത് തക്കാളിയോക്കെ അവിടെയാണെങ്കിൽ ഞാൻ വന്നപ്പോ പച്ചയെക്കെ സാലഡിലൊക്കെ നമുക്ക് ഇട്ടു തന്നപ്പം തന്നെ ആ ഒരു

ആ ഒരു വ്യത്യാസം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകും. പൊറത്തൂന്ന് മേടിക്കുന്നതും നമ്മുടെതുമായിട്ട് നല്ല വ്യത്യാസമുണ്ടാവും.

പിന്നെ പുറത്തുനിന്ന് മേടിക്കുന്ന പച്ചക്കറികൾ പെട്ടെന്ന് ചീത്തയാവും ഇല്ലല്ലോ?

അതുപോലെയല്ല നമ്മള് വീട്ടില് വള , വളർത്തിയിട്ട് ഉണ്ടാവുന്ന ഇത് അതൊക്കെ പെട്ടെന്ന് ചീത്തയാവും അപ്പം നമുക്ക് ഒരു വിധം നല്ല രീതിയിൽ മനസ്സിലാവും ഇത് എന്തോരം കീടനാശിനികളാ ഇതിലെക്കേ ഇട്ടു വെച്ചെക്കുന്നതെന്ന്. ആഹ് അപ്പം നമ്മളുടെ ആരോഗ്യത്തിന് അത് വളരെ മോശമാണല്ലേ?

അതേ പലതരം അസുഖങ്ങള് ഇപ്പം ഞങ്ങടെ വീടിൻറെ അപ്പറത്താണെങ്കിൽ ഉള്ളവർക്ക് ബാ, കുട്ടികൾക്കീ ഭക്ഷണത്തിൽ നിന്ന് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട് അപ്പം അത് മാറ്റാൻ ഇതൊരു വരിധി, പരിധിവരെ നമ്മളെ സഹായിക്കുമല്ലെ?

അല്ലേലും നമ്മുടെ ഭക്ഷണം നന്നാകുമ്പോഴത്തേയ്ക്കും ആരോഗ്യം നന്നാവുന്നാണല്ലോ?